പ്രിയപ്പെട്ട ദേശവാസികൾക്ക് നമസ്കാരം
നമ്മുടെ രാജ്യം ഒരുവശത്ത് മഴക്കാലത്തിന്റെ ആനന്ദം അനുഭവിക്കുമ്പോൾ മറുവശത്ത് ഭാരതത്തിന്റെ എല്ലാ കോണുകളിലും ഏതെങ്കിലും തരത്തിലുള്ള ഉത്സവമോ മേളയോ ഒക്കെയാണ് നടക്കുന്നത്
ദീപാവലി വരെ ഇങ്ങനെയായിരിക്കും നടക്കുക
ഒരു പക്ഷേ നമ്മുടെ പൂർവ്വികർ ഋതുചക്രവും സാമ്പത്തികനിലയും സാമൂഹ്യ ജീവിതത്തിന്റെ രൂപപ്പെടുത്തലും നിർവ്വഹിച്ചിരിക്കുന്നത് ഏതു ചുറ്റുപാടിലും സമൂഹത്തിൽ മടുപ്പ് ഉണ്ടാകാത്തവിധത്തിലായിരിക്കണം
കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പല ഉത്സവങ്ങളും ആഘോഷിച്ചു
ഇക്കഴിഞ്ഞ ദിവസം ഭാരതത്തിലെങ്ങും ശ്രീകൃഷ്ണന്റെ ജന്മോത്സവം ആഘോഷിച്ചു
എല്ലാ ഉത്സവങ്ങളും പുതുമകളുമായി പുതിയ പ്രേരണകളുമായി പുതിയ ഊർജ്ജവുമായിട്ടാണ് എത്തുന്നത്
ഇപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്കു ശേഷവും ഏതൊരു വ്യക്തിക്കും ഇന്നത്തെ പ്രശ്നങ്ങൾക്കു സമാധാനമേകുന്ന ഉദാഹരണമായി ഉദ്ധരിക്കാവുന്ന പ്രേരണയേകുന്ന വ്യക്തിത്വമാണു കൃഷ്ണന്റേത്
എല്ലാവർക്കും ശ്രീകൃഷ്ണന്റെ ജീവിതത്തിൽ നിന്ന് ഇന്നത്തെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്താനാകുന്നു
ഇത്രയധികം കഴിവുണ്ടായിട്ടും ചിലപ്പോൾ രാസലീലയിൽ മുഴുകിപ്പോയിരുന്നു ചിലപ്പോൾ ഗോക്കൾക്കിടയിലെങ്കിൽ മറ്റു ചിലപ്പോൾ ഗോപാലകരുടെ ഇടയിൽ ചിലപ്പോൾ കളികളിൽ മുഴുകി ചിലപ്പോൾ ഓടക്കുഴലൂതി എന്നുവേണ്ട വൈവിധ്യങ്ങൾ നിറഞ്ഞ ആ വ്യക്തിത്വം താരതമ്യമില്ലാത്ത കഴിവുകൾ നിറഞ്ഞതായിരുന്നു
എങ്കിലും സാമൂഹ്യശക്തിക്കായി സമർപ്പിക്കപ്പെട്ട് ജനങ്ങളെ ശക്തരാക്കാനായി സമർപ്പിക്കപ്പെട്ട് ജനങ്ങളെ ഒരുമിച്ചുചേർക്കുന്ന ശക്തിയായി പുതിയ കീർത്തിസ്തംഭങ്ങൾ സ്ഥാപിച്ച വ്യക്തിത്വം മൈത്രി എങ്ങനെയാകണം എന്നു ചിന്തിച്ചാൽ സുദാമാവും കൃഷ്ണനും തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെ മറക്കാനാകും ഇത്രയും മഹത്വങ്ങളെല്ലാമുണ്ടായിട്ടും യുദ്ധഭൂമിയിൽ സാരഥിയുടെ ജോലി ഏറ്റെടുക്കുക ചിലപ്പോൾ പർവ്വതത്തെത്തന്നെ എടുത്തുയർത്തുക ചിലപ്പോൾ ഭക്ഷണം കഴിച്ച ഇല പെറുക്കുക
അതായത് കൃഷ്ണന്റെ എല്ലാ കാര്യത്തിലും ഒരു പുതുമായാണ് അനുഭവപ്പെടുന്നത്
അതുകൊണ്ട് ഇന്ന് നിങ്ങളോടു സംസാരിക്കുമ്പോൾ രണ്ടു മോഹനൻമാരുടെ നേർക്കാണ് എന്റെ ശ്രദ്ധ പതിയുന്നത്
ഒന്ന് സുദർശനചക്രധാരിയായ മോഹനനും മറ്റൊന്ന് ചർക്കയുമായിരിക്കുന്ന മോഹനനും
സുദർശനചക്രധാരിയായ മോഹനൻ യമുനാതീരം വിട്ട് ഗുജറാത്തിൽ സമുദ്രതീരത്ത് പോയി ദ്വാരകാ നഗരത്തിൽ താമസമാക്കി
സമുദ്രതീരത്തു ജനിച്ച മോഹനൻ അവസാനകാലത്ത് യമുനയുടെ തീരത്തെ ദില്ലിയിലെത്തി
സുദർശനചക്രധാരിയായ മോഹനൻ അക്കാലത്തെ സ്ഥിതിയിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്കു മുമ്പ് യുദ്ധം ഒഴിവാക്കാൻ സംഘർഷമൊഴിവാക്കാൻ സ്വന്തം ബുദ്ധി സ്വന്തം കർത്തവ്യം സ്വന്തം സാമർത്ഥ്യം സ്വന്തം ചിന്താശേഷി പരമാവധി ഉപയോഗിച്ചു
ചർക്കയുമായെത്തിയ മോഹനൻ സ്വാതന്ത്ര്യത്തിനുവേണ്ടി അതുപോലൊരു മാർഗ്ഗമാണു തിരഞ്ഞെടുത്തത്
സ്വാതന്ത്ര്യത്തിനുവേണ്ടിയും മാനവീയ മൂല്യങ്ങളുടെ നിലനിൽപ്പിനും വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനതത്വങ്ങൾക്ക് ബലമേകുന്നതിനും സ്വാതന്ത്ര്യപ്പോരാട്ടത്തിന് ലോകത്തിനുമുഴുവൻ ആശ്ചര്യം പകർന്ന് ഇന്നും ആശ്ചര്യമായിരിക്കുന്ന ഒരു സ്വരൂപമാണ് നൽകിയത്
നിസ്വാർഥ സേവനത്തിന്റെ മഹത്വമായാലും അറിവിന്റെ മഹത്വമായാലും ജീവിതത്തിലെ എല്ലാ ഉയർച്ചതാഴ്ചകൾക്കുമിടിയിൽ പുഞ്ചിരിച്ചുകൊണ്ട് മുേന്നറുന്നതിന്റെ മഹത്വമായാലും ഒക്കെത്തന്നെ നമുക്ക് ഭഗവാൻ കൃഷ്ണന്റെ സന്ദേശത്തിൽ നിന്ന് പഠിക്കാവുന്നതാണ്
അതുകൊണ്ടാണ് കൃഷ്ണൻ ജഗത്ഗുരു എന്നും അറിയപ്പെടുന്നതും നാം കൃഷ്ണം വന്ദേ ജഗത്ഗുരും എന്നു വണങ്ങുന്നതും
ഇന്ന് നാം ഉത്സവങ്ങളെക്കുറിച്ചു പറയുമ്പോൾ ഭാരതം മറ്റൊരു മഹോത്സവത്തിനുകൂടിയുള്ള തയ്യാറെടുപ്പിലാണ്
ഭാരതത്തിൽ മാത്രമല്ല ലോകമെങ്ങും അതെക്കുറിച്ചു ചർച്ചയും നടക്കുകയാണ്
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ഞാൻ മഹാത്മാഗാന്ധിയുടെ നൂറ്റിയമ്പതാം ജയന്തിയെക്കുറിച്ചാണു പറയുന്നത്
1869 ഒക്ടോബർ 2 ന് പോർബന്ദറിൽ സമുദ്രതീരത്ത് ഇന്ന് നാം കീർത്തി മന്ദിർ എന്നു പറയുന്നിടത്ത് ആ ചെറിയ വീട്ടിൽ ഒരു വ്യക്തിയല്ല പിറന്നത് ഒരു യുഗം പിറക്കുകയായിരുന്നു
മനുഷ്യചരിത്രത്തിന് പുതിയ വഴിത്തിരിവേകി പുതിയ കീർത്തിസ്തംഭം സ്ഥാപിക്കപ്പെട്ടു
സേവനം സേവന മനോഭാവം സേവനത്തോടുള്ള കർത്തവ്യപരത എപ്പോഴും മഹാത്മാഗാന്ധിയോടു ചേർന്നു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന കാര്യമായിരുന്നു
അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ നോക്കിയാൽ ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനം അനുഭവിക്കുകയായിരുന്ന ആ വിഭാഗത്തിലെ ആളുകളെ സേവിച്ചു
ആ കാലത്ത് അതൊരു ചെറിയ കാര്യമായിരുന്നില്ല
അദ്ദേഹം ചമ്പാരനിൽ വിവേചനം അനുഭവിച്ചുപോന്ന ആ കർഷകരെ സേവിച്ചു ഉചിതമായ കൂലി ലഭിക്കാതിരുന്ന മിൽ തൊഴിലാളികളെ സേവിച്ചു ദരിദ്രരും നിസ്സഹായരും ദുർബ്ബലരും വിശന്നുവലഞ്ഞവരുമായവരെ സേവിച്ചു
അത് അദ്ദേഹം ജീവിതത്തിലെ ഏറ്റവും പരമമായ കർത്തവ്യമായി കണക്കാക്കി
കുഷ്ഠരോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീക്കാൻ അദ്ദേഹം കുഷ്ഠരോഗികളെ സ്വയം ശുശ്രൂഷിച്ചു
സ്വന്തം ജീവിതത്തിൽ സേവനത്തിന്റെ വഴിയിലൂടെ ഉദാഹരണം മുന്നോട്ടു വച്ചു
സേവനം അദ്ദേഹം വാക്കുകളിലൂടെയല്ല മറിച്ച് സ്വയം ചെയ്താണ് ലോകരെ പഠിപ്പിച്ചത്
സത്യത്തോട് ഗാന്ധിജിക്ക് എത്ര അഭേദ്യബന്ധമായിരുന്നു എതുപോലെതന്നെ സേവനത്തോടും ഗാന്ധിജിക്ക് അഭേദ്യമായ ബന്ധമാണ് ഉണ്ടായിരുന്നത്
ആർക്കും എപ്പോൾ എവിടെ ആവശ്യമുണ്ടായാലും മഹാത്മാഗാന്ധി സേവനത്തിനായി എപ്പോഴും മുന്നിലുണ്ടായിരുന്നു
അദ്ദേഹം സേവനത്തിനു പ്രാധാന്യം കൊടുത്തു എന്നു മാത്രമല്ല അതോടുകൂടെയുള്ള ആത്മസുഖത്തിനും പ്രധാന്യം കൊടുത്തു
സേവനം എന്ന വാക്കിന്റെ സാർഥകത അത് ആനന്ദത്തോടുകൂടി നിർവ്വഹിക്കുന്നതിലാണ്
സേവാ പരമോധർമ്മഃ
എന്നാൽ ഉത്കൃഷ്ടമായ ആനന്ദവും സ്വാന്തഃ സുഖായഃ എന്ന വിചാരം പകരുന്ന അനുഭൂതിയും സേവനത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നു
ഇത് നമുക്ക് ബാപ്പുവിന്റെ ജീവിതത്തിൽ നിന്ന് നന്നായി മനസ്സിലാക്കാം
മഹാത്മാഗാന്ധി അസംഖ്യം ഭാരതീയരുടെ സ്വരമായി
എന്നാൽ മാനവമൂല്യത്തിനും മനുഷ്യന്റെ അഭിമാനത്തിനും വേണ്ടി ഒരു തരത്തിൽ അദ്ദേഹം ലോകത്തിന്റെ തന്നെ സ്വരമായി മാറിയിരുന്നു
മഹാത്മാഗാന്ധിക്ക് വ്യക്തിയും സമൂഹവും മനുഷ്യരും മനുഷ്യത്വവും ഇതായിരുന്നു സർവ്വതും
ആഫ്രിക്കയിലെ ഫീനിക്സ് ഫാമിലാണെങ്കിലും ടോൾസ്റ്റോയ് ഫാമിലാണെങ്കിലും സബർമതി ആശ്രമത്തിലാണെങ്കിലും വാർധയിലാണെങ്കിലും എല്ലായിടത്തും തന്റെതായ വേറിട്ട രീതിയിൽ സാമൂഹികമായ ഒത്തു ചേരലിന് അദ്ദേഹം എന്നും പ്രാധാന്യം കൊടുത്തു
എനിക്ക് പൂജനീയ മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട പല മഹത്തായ ഇടങ്ങളിലും പോയി വണങ്ങാനുള്ള അവസരം ലഭിച്ചു എന്നത് എന്റെ സൌഭാഗ്യായി ഞാൻ കരുതുന്നു
ഗാന്ധി സേവനമനോഭാവത്തോടെ സംഘടനാബോധത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു എെന്നനിക്കു പറയാനാകും
സാമൂഹിക സേവനം സാമൂഹിക വളർച്ച സാമൂഹിക സംഘടിക്കൽ തുടങ്ങിയവയുടെ വികാരം നമുക്ക് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്
ശരിയായ അർഥത്തിൽ ഇതാണ് മഹാത്മാഗാന്ധിക്കുള്ള ശ്രദ്ധാഞ്ജലി യഥാർഥ കാര്യാഞ്ജലി എന്നു പറയാം
ഇതുപോലുള്ള അവസരം പലതും വരുമായിരിക്കും നാം ഒത്തു കൂടുകയും ചെയ്യും
എന്നാൽ ഗാന്ധി 150 എന്താണ് അത് വെറുതെ വന്ന് പോകാൻ വിടുന്നത് നമുക്ക് സമ്മതമാണോ അല്ല പ്രിയപ്പെട്ടവരേ
നാം സ്വയം ചോദിക്കുക ആലോചിച്ചുനോക്കൂക ചിന്തിക്കുക ഒത്തു ചേർന്ന് ചർച്ചകൾ നടത്തുക
സമൂഹത്തിലെ മറ്റ് ആളുകളോട് ചേർന്ന് എല്ലാ വർഗ്ഗത്തിലും പെട്ടവരോടു ചേർന്ന് എല്ലാ പ്രായത്തിലും പെട്ടവരോടു ചേർന്ന് ഗ്രാമമാണെങ്കിലും നഗരമാണെങ്കിലും പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും എല്ലാവരോടും ചേർന്ന് സമൂഹത്തിനുവേണ്ടി എന്തു ചെയ്യാമെന്നാലോചിക്കുക
ഒരു വ്യക്തിയെന്ന നിലയിൽ ഈ ശ്രമങ്ങളിൽ എന്തു പങ്കുവഹിക്കാനാകുമെന്നാലോചിക്കുക എന്ത് മൂല്യവർധനയാണ് തനിക്കേകാനാകുക എന്നു ചിന്തിക്കുക
കൂട്ടായ്മയ്ക്ക് അതിന്റേതായ ഒരു ശക്തിയുണ്ട്
ഗാന്ധി 150 എന്ന ഈ പരിപാടിയിലാകെ കൂട്ടായ്മയുമുണ്ടാകും സേവനവുമുണ്ടാകും
നമുക്കൊരുമിച്ചു ചേർന്ന് ഗ്രാമമോ തെരുവോ ഒന്നാകെ ഇറങ്ങി പുറപ്പെട്ടുകൂടേ
നമ്മുടെ ഫുട്ബോൾ ടീമുണ്ടെങ്കിൽ ഫുട്ബോൾ കളിക്കുമല്ലോ അതോടൊപ്പം ഗാന്ധിയുടെ ആദർശങ്ങൾക്കു ചേർന്ന സേവനകാര്യം കൂടി ചെയ്യാം
ലേഡീസ് ക്ലബ്ബുണ്ട്
ആധുനിക കാലത്തെ ലേഡീസ് ക്ലബ്ബിൽ നടക്കുന്ന കാര്യങ്ങൾ അവിടെ തുടരട്ടെ എന്നാൽ ലേഡിസ് ക്ലബ്ബിലെ എല്ലാ അംഗങ്ങളും ഒത്തുചേർന്ന് എന്തെങ്കിലും സേവനകാര്യം ചെയ്തുകൂടേ
വളരെ കാര്യങ്ങൾ ചെയ്യാനാകും
പഴയ പുസ്തകങ്ങൾ സ്വരൂപിക്കുക ദരിദ്രർക്ക് വിതരണം ചെയ്യുക അറിവ് പകർന്നുകൊടുക്കുക
130 കോടി ജനങ്ങളുടെ പക്കൽ 130 കോടി സങ്കല്പങ്ങളുണ്ടാകും 130 കോടി ഉദ്യമങ്ങൾക്ക് തുടക്കം കുറിക്കാനാകും
ഒരു പരിധിയുമില്ല
മനസ്സിൽ വരുന്നതു ചെയ്യാം
സൻമനോഭാവം വേണം നല്ല ഒരു കാരണം വേണം നല്ലതു ചെയ്യണമെന്ന ആഗ്രഹം വേണം പൂർണ്ണ സമർപ്പണഭാവത്തോടെ സേവനത്തിനിറങ്ങണം അതും സ്വാന്തഃ സുഖായഃ ആയിരിക്കണം
ആനന്ദാനുഭൂതിക്കുവേണ്ടിയായിരിക്കണം
എന്റെ പ്രിയപ്പെട്ട ജനങ്ങളേ കുറച്ചു മാസങ്ങൾക്കു മുമ്പ് ഞാൻ ഗുജറാത്തിലെ ദണ്ഡിയിൽ പോയിരുന്നു
സ്വാതന്ത്ര്യസമരകാലത്ത് ദണ്ഡിയിൽ നടന്ന ഉപ്പുസത്യാഗ്രഹം ഒരു മഹത്തായ വഴിത്തിരിവായിരുന്നു
ദാണ്ഡിയിൽ ഞാൻ മഹാത്മാഗാന്ധിക്കു സമർപ്പിക്കപ്പെട്ട ഒരു അത്യാധുനിക മ്യൂസിയം ഉദ്ഘാടനം ചെയ്തു
നിങ്ങളും വരുംകാലത്ത് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ഥലത്തേക്ക് യാത്ര പോകണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർഥിക്കാനുള്ളത്
അത് എവിടവുമാകാം പോർബന്തറാകാം സബർമതി ആശ്രമമാകാം ചമ്പാരനാകാം വാർധയിലെ ആശ്രമമാകാം ദില്ലിയിൽ മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട ഇടമേതെങ്കിലുമാകാം
നിങ്ങൾ ഇതുപോലുള്ള സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങളുടെ ചിത്രം സാമൂഹിക മാധ്യമത്തിൽ തീർച്ചയായും പങ്കു വയ്ക്കണം
മറ്റുള്ളവരും അതിലൂടെ പ്രേരണ ഉൾക്കൊള്ളട്ടെ
ഫോട്ടോയ്ക്കൊപ്പം നിങ്ങളുടെ മനോവികാരം പ്രകടമാക്കിക്കൊണ്ട് രണ്ടു നാലു വാചകങ്ങളും തീർച്ചയായും എഴുതണം
നിങ്ങളുടെ മനസ്സിനുള്ളിൽ നിന്നുയർന്നുവന്ന വികാരം ഏതൊരു വലിയ സാഹിത്യരചനയേക്കാളും അധികം ശക്തമാകും
ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ വീക്ഷണത്തിൽ നിങ്ങളുടെ തൂലികയിൽ നിന്ന് രൂപപ്പെട്ട ഗാന്ധിജിയുടെ രൂപം ഒരുപക്ഷേ കൂടുതൽ സാംഗത്യമുള്ളതാകാം
ഇനി വളരേയേറെ പരിപാടികൾ മത്സരങ്ങൾ പ്രദർശനങ്ങൾ തുടങ്ങിയവയൊക്കെ സംഘടിപ്പിക്കാനുള്ള പദ്ധതികൾ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്
എന്നാൽ ഈ സന്ദർഭത്തിൽ ഒരു കാര്യം വളരെ താത്പര്യം ജനിപ്പിക്കുന്നതാണ്
അതു ഞാൻ നിങ്ങളോടു പങ്കുവയ്ക്കാനാഗ്രഹിക്കുന്നു
വെനീസ് ബിനാലെ എന്നു പേരുള്ള ഒരു പ്രസിദ്ധമായ കലാ പ്രദർശനമുണ്ട്
അവിടെ ലോകമെങ്ങും നിന്നുള്ള കാലാകാരൻമാർ ഒത്തു ചേരുന്നു
ഇപ്രാവശ്യം വെനീസ് ബിനാലെയിലെ ഇന്ത്യൻ പവലിയനിൽ ഗാന്ധിജിയുടെ ഓർമ്മകളുമായി ബന്ധപ്പെട്ട വളരെയേറെ താത്പര്യം ജനിപ്പിക്കുന്ന പ്രദർശനങ്ങൾ വച്ചു
അതിൽ ഹരിപുരാ പാനലുകൾ വിശേഷാൽ ആകർഷകങ്ങളായിരുന്നു
ഗുജറാത്തിലെ ഹരിപുരയിൽ കോൺഗ്രസിന്റെ മഹാസമ്മേളനം നടന്നിരുന്നതും അവിടെ വച്ച് സുഭാഷ് ചന്ദ്രബോസിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തതുമായ സംഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും
ഈ കലാ പ്രദർശനികൾക്ക് വളരെ സുന്ദരമായ ഒരു ഭൂതകാലമുണ്ട്
കോൺഗ്രസിന്റെ ഹരിപുരാ സമ്മേളനത്തിനു മുമ്പ് 193738 ൽ മഹാത്മാ ഗാന്ധി ശാന്തിനികേതൻ കലാ ഭവനിലെ അന്നത്തെ പ്രിൻസിപ്പാൾ നന്ദലാൽ ബോസിനെ ക്ഷണിച്ചിരുന്നു
അദ്ദേഹം ഭാരതത്തിലെ ജനങ്ങളുടെ ജീവിതശൈലി കലയിലൂടെ പ്രകടകമാക്കണമെന്നും അദ്ദേഹത്തിന്റെ ആ കലാകൃതിയുടെ പ്രദർശനം മഹാസമ്മേളനത്തിൽ ഉണ്ടാകണമെന്നും ഗാന്ധിജി ആഗ്രഹിച്ചു
നമ്മുടെ ഭരണഘടനയുടെ ആകർഷകത്വം വർധിപ്പിക്കുന്ന ഭരണഘടനക്ക് ഒരു വേറിട്ട സ്വരൂപമേകുന്ന കലാകൃതി രചിച്ച അതേ നന്ദലാൽ ബോസ് ആണ് ഇത്
അദ്ദേഹത്തിന്റെ ഈ കലാസാധന ഭരണഘടനയോടൊപ്പം നന്ദലാൽ ബോസിനെയും ചിരഞ്ജീവിയാക്കി
നന്ദലാൽ ബോസ് ഹരിപുരയ്ക്കടുത്തുള്ള ഗ്രാമങ്ങളിൽ സന്ദർശനം നടത്തുകയും അവസാനം ഗ്രാമീണ ഭാരതത്തിന്റെ ജീവിതം പ്രകടമാക്കുന്ന ചില ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്തു
ഈ വിലമതിക്കാനാകാത്ത കലാസൃഷ്ടികൾ വെനീസിൽ വലിയ ചർച്ചയായി
ഒരിക്കൽ കൂടി ഗാന്ധിജിയുടെ നൂറ്റമ്പതാം ജൻമവാർഷികത്തിൽ ശുഭാശംസകൾ നേരുന്നതോടൊപ്പം എല്ലാ ഭാരതീയരോടും എന്തെങ്കിലുമൊരു ദൃഢനിശ്ചയമെടുക്കാൻ അഭ്യർഥിക്കുന്നു
രാജ്യത്തിനുവേണ്ടി സമൂഹത്തിനുവേണ്ടി മറ്റാർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്
ഇതായിരിക്കും ബാപ്പുവിനേകാനാകുന്ന നല്ല യഥാർത്ഥമായ സാർഥകമായ കാര്യാഞ്ജലി
ഭാരതമാതാവിന്റെ പ്രിയസന്താനങ്ങളേ കഴിഞ്ഞ ചില വർഷങ്ങളായി നാം ഒക്ടോബർ 2 നു മുമ്പ് ഏകദേശം രണ്ടാഴ്ചയോളം രാജ്യമെങ്ങും മാലിന്യമുക്തിയാണ് സേവനം എന്ന ഒരു പരിപാടി നടത്തുന്നു
ഇപ്രാവശ്യം ഇത് സെപ്റ്റംബർ 11 ന് ആരംഭിക്കും
ഈ സമയത്ത് നാം നമ്മുടെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി ശ്രമദാനത്തിലൂടെ മഹാത്മാഗാന്ധിക്ക് കാര്യാഞ്ജലി അർപ്പിക്കും
വീടാണെങ്കിലും തെരുവാണെങ്കിലും നാൽക്കവലയാണെങ്കിലും ഓടയാണെങ്കിലും സ്കൂളിലും കോളജിലും മുതൽ എല്ലാ പൊതു ഇടങ്ങളിലും മാലിന്യനിർമ്മാർജ്ജനത്തിനുള്ള പരിപാടികൾ നടത്തണം
ഇപ്രാവശ്യം പ്ലാസ്റ്റിക്കിന് വിശേഷാൽ പ്രാധാന്യം കൊടുക്കണം
എത്ര ഉത്സാഹത്തോടും ആവേശത്തോടും കൂടിയാണ് നൂറ്റിയിരുപത്തിയഞ്ചുകോടി ജനങ്ങൾ മാലിന്യനിർമ്മാർജ്ജനത്തിനുവേണ്ടി ജനമുന്നേറ്റം സംഘടിപ്പിച്ചത് എന്ന് ആഗസ്റ്റ് 15 ന് ചെങ്കോട്ടയിൽ നിന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയുണ്ടായി
വെളിയിടവിസർജ്ജനത്തിൽ നിന്ന് മോചനത്തിനായി പ്രവർത്തിച്ചു
അതേ പോലെ നമുക്ക് ഒരുമിച്ചുചേർന്ന് ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം അവസാനിപ്പിക്കേണ്ടതുണ്ട്
ഈ വിഷയത്തിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലും പെട്ടവർക്ക് വലിയ ഉത്സാഹമുണ്ട്
വ്യാപാരരംഗത്തുള്ള എന്റെ പല സഹോദരീ സഹോദരൻമാരും കടയുടെ മുന്നിൽ ഒരു ബോർഡു വച്ചിട്ടുണ്ട് അതിൽ സാധനം വാങ്ങാൻ വരുന്നവർ സഞ്ചി കൊണ്ടുവരണം എന്ന് എഴുതി വച്ചു
ഇതിലൂടെ പണവും ലാഭിക്കാം പരിസ്ഥിതിയുടെ രക്ഷയുടെ കാര്യത്തിൽ അവരുടെ പങ്ക് നിർവ്വഹിക്കുകയുമാകാം
ഇപ്രാവശ്യം ഒക്ടോബർ രണ്ടിന് ബാപ്പുവിന്റെ നൂറ്റിയമ്പതാം ജയന്തി ആഘോഷിക്കുമ്പോൾ നാം അദ്ദേഹത്തിന് വെളിയിട വിസർജ്യമുക്തമായ ഭാരതം മാത്രമല്ല സമർപ്പിക്കുന്നത് മറിച്ച് രാജ്യമെങ്ങും പ്ലാസ്റ്റിക്കിനെതിരെ ഒരു പുതിയ ജനമുേറ്റത്തിന് അടിത്തറയിടുകയും ചെയ്യും
ഈ വർഷം ഗാന്ധിജയന്തി ഒരു തരത്തിൽ നമ്മുടെ ഭാരതാംബയെ പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്ന്് മോചിപ്പിച്ചുകൊണ്ട് നമുക്കാഘോഷിക്കാമെന്ന് ഞാൻ ഭാരതത്തിലെ എല്ലാ വിഭാഗങ്ങളിലും പെട്ട എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ നഗരങ്ങളിലുമുള്ള നിവാസികളോടും കൂപ്പുകൈകളോടെ അഭ്യർഥിക്കുന്നു
ഒക്ടോബർ 2 വിശേഷ ദിവസമായി ആഘോഷിക്കാം
മഹാത്മാഗാന്ധിയുടെ ജയന്തിയുടെ ദിവസം വിശേഷാൽ ശ്രമദാനത്തിന്റെ ഉത്സവമായി മാറട്ടെ
രാജ്യത്തെ എല്ലാ മഹാനഗരപാലികകളിലും നഗരപാലികകളിലും ജില്ലാ ഭരണകൂടങ്ങളിലും ഗ്രാമപഞ്ചായത്തുകളിലും ഗവൺമെന്റ് ഗവൺമെന്റ് ഇതര സ്ഥാപനങ്ങളിലും എല്ലാ സംഘടനകളിലും പെട്ട എല്ലാ പൌരൻമാരോടും എന്റെ അഭ്യർഥന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംഭരിക്കാനും സൂക്ഷിച്ചുവയ്ക്കാനും ഉചിതമായ ഏർപ്പാടുണ്ടാക്കണേ എന്നാണ്
ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം ഒന്നിച്ചൂകൂടുമ്പോൾ അവ ഉചിതമായ രീതിയിൽ ഇല്ലാതെയാക്കുന്നതിന് ഉചിതമായ ഏർപ്പാടു ചെയ്യൂ എന്നാണ് കോർപ്പറേറ്റ് മേഖലയോടും എനിക്ക് അഭ്യർഥിക്കാനുള്ളത്
ഇത് റീസൈക്കിൾ ചെയ്യാനാകും
ഇന്ധനമാക്കി മാറ്റാം
അങ്ങനെ ഈ ദീപാവലി ആകുമ്പോഴേക്കും നമുക്ക് ഈ പ്ലാസ്റ്റിക് മാലിന്യം സുരക്ഷിതമായ രീതിയിൽ സംസ്കരിക്കുതിനുള്ള ഏർപ്പാടും പൂർത്തിയാക്കാനാകും
ദൃഢനിശ്ചയം വേണമെന്നു മാത്രം
പ്രേരണയ്ക്കായി ചുറ്റുപാടും നോക്കേണ്ട കാര്യമില്ല
ഗാന്ധിജിയേക്കാൾ വലിയ പ്രേരണ എന്താണുള്ളത്
പ്രിയപ്പെട്ട ജനങ്ങളേ നമ്മുടെ സംസ്കൃത സുഭാഷിതങ്ങൾ ഒരു തരത്തിൽ ജ്ഞാനരത്നങ്ങളാണ്
നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് നമുക്ക് അതിൽ നിന്ന് ലഭിക്കും
ഈയിടെ എനിക്ക് അവയുമായി ബന്ധം കുറഞ്ഞുപോയെങ്കിലും നേരത്തെ വളരെയുണ്ടായിരുന്നു
ഒരു സംസ്കൃത സുഭാഷിതത്തിലൂടെ ഞാൻ ഒരു വലിയ കാര്യം പറയാനാഗ്രഹിക്കുന്നു
ഇത് നൂറ്റാണ്ടുകൾ മുമ്പ് എഴുതിയ കാര്യമാണെങ്കിലും ഇന്നും വളരെ മഹത്വമുള്ളതാണ്
വളരെ നല്ല ഒരു സുഭാഷിതമാണ്
പൃഥിവ്യാം ത്രീണി രത്നാനി ജലമന്നം സുഭാഷിതം
മൂഢൈഃ പാഷാണഖണ്ഡേഷു രത്നസംജ്ഞാ പ്രദീയതേ
അതായത് ഭൂമിയിൽ ജലം അന്നം സുഭാഷിതം എന്നിങ്ങനെ മൂന്നു രത്നങ്ങളുണ്ട്
വിഡ്ഢികളായ ആളുകൾ കല്ലിനെ രത്നമെന്നു പറയുന്നു
നമ്മുടെ സംസ്കാരത്തിൽ അന്നത്തിന് വലിയ മഹിമയുണ്ടായിരുന്നു
നാം അന്നത്തെക്കുറിച്ചുള്ള അറിവുപോലും ശാസ്ത്രമാക്കി മാറ്റി
സന്തുലിതവും പോഷകമുള്ളതുമായ ഭക്ഷണം നമുക്കെല്ലാം ആവശ്യമാണ്
വിശേഷിച്ചും സ്ത്രീകൾക്കും നവജാത ശിശുക്കൾക്കും
കാരണം ഇവരാണ് നമ്മുടെ സമൂഹത്തിന്റെ ഭാവിയുടെ അടിസ്ഥാനശിലകൾ
പോഷകാഹാരത്തിന്റെ ആവശ്യത്തെക്കുറിച്ചുള്ള അവബോധം രാജ്യമെങ്ങും ആധുനിക ശാസ്ത്രീയ രീതികളിലൂടെ ജനമുന്നേറ്റമാക്കി മാറ്റുകയാണ്
ആളുകൾ പുതിയതും ആകർഷകങ്ങളുമായ രീതികളിലൂടെ പോഷകാഹാരക്കുറവിനെതിരെ പോരാടുന്നു
ഒരു കാര്യം എന്റെ ശ്രദ്ധയിൽ പ്പെടുകയുണ്ടായി
നാസിക്കിൽ ഒരു പിടി ധാന്യം എന്ന ഒരു വലിയ ജനമുേന്നറ്റപരിപാടി നടത്തുകയുണ്ടായി
ഇതിൻ പ്രകാരം വിളവെടുപ്പു നാളുകളിൽ അംഗനവാടികളിലെ സേവികമാർ ആളുകളിൽ നിന്ന് ഓരോ പിടി ധാന്യം വീതം സംഭരിക്കുന്നു
ഈ ധാന്യം കുട്ടികൾക്കും സ്ത്രീകൾക്കും ചൂടുള്ള ആഹാരം ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്നു
ഇതിന് അന്നം ദാനം ചെയ്യുന്ന വ്യക്തി ഒരു തരത്തിൽ ജാഗരൂകനായ സാമൂഹ്യ സേവകനായ പൌരനായി മാറുന്നു
ഇതിനുശേഷം ആ വ്യക്തി ഈ ലക്ഷ്യത്തിനായി സ്വയം സമർപ്പിതനാകുന്നു
ആ ജനമുേറ്റത്തിലെ പോരാളിയായി മാറുന്നു
നാമെല്ലാവരും കുടുംബങ്ങളിൽ ഭാരതത്തിലെ എല്ലാ ഭാഗങ്ങളിലും അന്നപ്രാശം എന്ന ഒരു ചടങ്ങിനെക്കുറിച്ചു കേട്ടിട്ടുണ്ടാകും
ഇത് നടത്തുന്നത് കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി അരിയാഹാരം നല്കുന്ന അവസരത്തിലാണ്
ദ്രവഭക്ഷണമല്ല കട്ടിയുള്ള ഭക്ഷണം
അന്നപ്രാശത്തിന്റെ അവസരത്തിൽ കുട്ടികൾക്ക് മറ്റൊരു ഭക്ഷണം കൂടി കൊടുക്കുന്ന പരിപാടി എന്തുകൊണ്ട് ആരംഭിച്ചുകൂടാ എന്ന് ഗുജറാത്ത് 2010 ൽ ചിന്തിച്ചു
അതുമൂലം ജനങ്ങളെ ബോധവത്കരിക്കാനായി
ഇത് മറ്റുള്ളിടത്തും അനുകരിക്കാവുന്ന ഒരു നല്ല കാര്യമാണ്
പലയിടത്തും ആളുകൾ അന്നദാനം എന്ന പരിപാടി നടത്തുന്നു
കുടുംബത്തിൽ ജൻമദിനമോ മംഗളചടങ്ങുകളോ ഓർമ്മദിവസമോ ഒക്കെ വരുമ്പോൾ കുടുംബത്തിലെ ആളുകൾ പോഷകാഹാരം നല്ല രുചിയുള്ള ആഹാരങ്ങളുണ്ടാക്കി അംഗനവാടിയിലേക്കോ സ്കൂളിലേക്കോ കൊണ്ടുപോകുകയും അതത് കുടുംബങ്ങളിൽ നിന്നുള്ളവർ കുട്ടികൾക്ക് സ്വയം വിളമ്പി കൊടുക്കുകയും ചെയ്യുന്നു
തങ്ങളുടെ സന്തോഷം പങ്കുവയ്ക്കുകയും മറ്റുള്ളവരെ പങ്കുകൊള്ളിക്കുകയും ചെയ്യുന്നു
സേവനമനോഭാവത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു നല്ല സമന്വയമാണു നടക്കുന്നത്
സുഹൃത്തുക്കളേ പോഷകാഹാരക്കുറവിനെതിരെ വിജയപ്രദമായ പോരാട്ടം നടത്തുവാൻ സാധിക്കുന്ന ഇതുപോലുള്ള അനേകം ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്
ഇന്ന് പോഷകാഹാരത്തെക്കുറിച്ചുള്ള അറിവിന്റെ കുറവു കാരണവും പോഷകക്കുറവുകാരണവും ദരിദ്രരും സമ്പരും ദുരിതം അനുഭവിക്കുന്നുണ്ട്
രാജ്യമെങ്ങും സെപ്റ്റംബർ മാസം പോഷകാഹാരമാസമായി ആചരിക്കപ്പെടും
നിങ്ങളും തീർച്ചയായും ഇതിന്റെ ഭാഗമാകുക പുതിയതായി എന്തെങ്കിലും കാര്യപരിപാടി ചേർക്കുക
നിങ്ങളുടെയും പങ്ക് ഇതിലുണ്ടാകട്ടെ
നിങ്ങൾക്ക് ഒരാളെയെങ്കിലും പോഷകാഹാരക്കുറവിൽ നിന്ന് രക്ഷിക്കാനാകുമെങ്കിൽ നാം രാജ്യത്തെത്തന്നെ പോഷകാഹാരക്കുറവിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു എന്നാണ് അതിന്റെ അർഥം
ഹലോ സർ എന്റെ പേര് സൃഷ്ടി വിദ്യാ എന്നാണ്
രണ്ടാം വർഷ വിദ്യാർഥിനിയാണ്
ഞാൻ ആഗസ്റ്റ് 12 ന് ബയർ ഗ്രിൽസിനോടൊപ്പമുള്ള അങ്ങയുടെ പരിപാടി കണ്ടിരുന്നു
അതു കണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു
അങ്ങയ്ക്ക് നമ്മുടെ പ്രകൃതിയുടെയും വന്യജീവിതത്തിന്റെയും പരിസ്ഥിതിയുടെയും കാര്യത്തിൽ എത്ര വേവലാതിയുണ്ട് എത്ര കരുതലുണ്ട് എന്നതിൽ വളരെ സന്തോഷം തോന്നി
അങ്ങയെ ഒരു സാഹസികനായി കണ്ടതും വളരെ ഇഷ്ടപ്പെട്ടു
അങ്ങയുടെ ഈ പരിപാടി അങ്ങയ്ക്ക് എങ്ങനെ അനുഭവപ്പെട്ടു എന്നറിയാനാഗ്രഹിക്കുന്നു
അവസാനമായി ഒരു കാര്യം കൂടി പറയട്ടെ
അങ്ങയുടെ ഫിറ്റ്നസ് ലവൽ കണ്ട് ഞങ്ങളെപ്പോലുള്ള യുവതലമുറയ്ക്ക് വളരെ മതിപ്പു തോന്നുകയും പ്രോത്സാഹനം തോന്നുകയും ചെയ്തു
സൃഷ്ടിജീ താങ്കളുടെ ഫോൺകോളിന് നന്ദി
സൃഷ്ടിയെപ്പോലെതന്നെ ഹരിയാനയിലെ സോഹ്നയിൽ നിന്ന് കെ
പാണ്ഡേയ് ജിയ്ക്കും സൂറത്തിൽ നിന്ന് ഐശ്വര്യാ ശർമ്മയ്ക്കുമൊപ്പം അനേകം പേർ ഡിസ്ക്കവറി ചാനലിൽ കാണിച്ച മാൻ വിഎസ്
വൈൽഡ് എപ്പിസോഡിനെക്കുറിച്ച് അറിയാനാഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്
ഇപ്രാവശ്യം മൻ കീ ബാത് നെക്കുറിച്ചു ഞാൻ ചിന്തിച്ചപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് വളരെയേറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടാകുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു
അങ്ങനെതന്നെ സംഭവിക്കുകയും ചെയ്തു
കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ പോയിടത്തെല്ലാം ആളുകളെ കണ്ടിടത്തെല്ലാം മാൻ വിഎസ്
വൈൽഡ് എപ്പിസോഡ് നെക്കുറിച്ച് ചർച്ചയുണ്ടായി
ഈ ഒരേയൊരു എപ്പിസോഡിലൂടെ ഞാൻ ഭാരതത്തിലെ മാത്രമല്ല ലോകത്തെങ്ങുമുള്ള യുവാക്കളുമായി ബന്ധപ്പെട്ടിരിക്കയാണ്
യുവാക്കളുടെ മനസ്സിൽ ഇങ്ങനെ ഇടം നേടുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല
നമ്മുടെ രാജ്യത്തെ മാത്രമല്ല ലോകത്തെങ്ങുമുള്ള യുവാക്കൾ എത്ര വൈവിധ്യം നിറഞ്ഞ വിഷയങ്ങളിലേക്കാണ് ശ്രദ്ധ തിരിക്കുന്നതെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല
എന്നെങ്കിലും ലോകമെങ്ങുമുള്ള യുവാക്കളുടെ മനസ്സിനെ സ്പർശിക്കാനുള്ള അവസരം ജീവിതത്തിലുണ്ടാകുമെന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല
എന്താണ് സംഭവിക്കുന്നത് കഴിഞ്ഞയാഴ്ച ഭൂട്ടാനിൽ പോയിരുന്നു
പ്രാധാനമന്ത്രിയെന്ന നിലയിൽ എനിക്ക് എന്നുമുതൽ എവിടെയെല്ലാം പോകാൻ അവസരം ലഭിച്ചോ അപ്പോൾ മുതൽ അന്താരാഷ്ട്ര യോഗാദിനം ആചരിക്കുന്നതു കാരണം ആരുടെയെല്ലാം അടുക്കൽ ഇരിക്കാൻ അവസരമുണ്ടാകുന്നുവോ അപ്പോൾ മുതൽ ആരെങ്കിലുമൊക്കെ അഞ്ചാറുമിനിട്ട് എന്നോട് യോഗയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നുണ്ട്
എന്നോട് യോഗയെക്കുറിച്ച് ചർച്ച ചെയ്യാത്ത ഒരു വലിയ നേതാവും ലോകത്ത് ഉണ്ടാവുകയേ ഇല്ല
ലോകമെങ്ങും എന്റെ അനുഭവം ഇതാണ്
എന്നാൽ ഈയിടെയായി ഒരു പുതിയ അനുഭവമാണുണ്ടാകുന്നത്
ആരെക്കണ്ടാലും എവിടെ സംസാരിക്കാൻ അവസരമുണ്ടായാലും അവർ വന്യജീവിതത്തെക്കുറിച്ചു ചർച്ച ചെയ്യുന്നു പരിസ്ഥിതിയെക്കുറിച്ചു ചർച്ച ചെയ്യുന്നു
കടുവ സിംഹം മറ്റു ജീവജാലങ്ങൾ തുടങ്ങിയവയുടെ കാര്യത്തിൽ ആളുകൾക്ക് എത്ര താത്പര്യമാണെന്നു കണ്ട് എനിക്ക് അദ്ഭുതമാണു തോന്നുന്നത്
ഡിസ്ക്കവറി ചാനൽ ഈ പരിപാടി 165 രാജ്യങ്ങളിൽ അവിടത്തെ ഭാഷയിൽ സംപ്രേഷണം ചെയ്യാൻ പദ്ധതിയിട്ടിരിക്കയാണ്
ഇപ്പോൾ പരിസ്ഥിതി ആഗോള താപനം കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയവയെക്കുറിച്ച് ആഗോളതലത്തിൽ ചർച്ചയുടെ സമയമാണ്
ഭാരതത്തിന്റെ സന്ദേശം ഭാരതത്തിന്റെ പാരമ്പര്യം ഭാരതത്തിന്റെ സാംസ്കാരിക യാത്രയിൽ പ്രകൃതിയോടുള്ളള സഹാനുഭൂതി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ലോകത്തെ പരിചയപ്പെടുത്തുന്നതിന് ഡിസ്ക്കവറി ചാനലിന്റെ ഈ എപ്പിസോഡ് വളരെയധികം സഹായിക്കുമെന്നാണ് എന്റെ ഉറച്ച വിശ്വാസം
നമ്മുടെ ഭാരതത്തിൽ കാലാവസ്ഥാ സംരക്ഷണം നിർമ്മലമായ പരിസ്ഥിതി എന്നിവയ്ക്കുവേണ്ടി എടുത്തിട്ടുള്ള ചുവടുവയ്പ്പുകളെക്കുറിച്ച് ഇന്ന് ആളുകൾ അറിയാനാഗ്രഹിക്കുന്നു
എന്നാൽ രസകരമായ ഒരു കാര്യം ചിലർ സങ്കോചത്തോടെയാണ് എന്നോട് ചോദിക്കുന്നത് മോദിജീ അങ്ങ് ഹിന്ദിയിൽ സംസാരിച്ചു ബയർ ഗ്രിൽസിന് ഹിന്ദി അറിയാത്ത സ്ഥിതിക്ക് ഇത്രയും വേഗത്തിൽ നിങ്ങൾ തമ്മിൽ സംഭാഷണം എങ്ങനെ നടന്നു പിന്നീട് എഡിറ്റ് ചെയ്യപ്പെട്ടതാണോ പല പ്രാവശ്യമായി ഷൂട്ടിംഗ് നടത്തിയതാണോ എന്താണ് നടന്നത് വളരെ ജിജ്ഞാസയോടെയാണ് ചോദിക്കുത്
നോക്കൂ ഇതിൽ രഹസ്യമൊുമില്ല
പലരുടെയും മനസ്സിൽ ഈ ചോദ്യമുള്ളതുകൊണ്ട് ഞാൻ രഹസ്യം തുറന്നു പറയട്ടെ
അല്ലെങ്കിലും രഹസ്യമൊന്നുമല്ല
ബയർ ഗ്രിൽസുമായുള്ള സംഭാഷണത്തിൽ സാങ്കേതികവിദ്യ സമർത്ഥമായി ഉപയോഗിക്കപ്പെട്ടു എന്നതാണ് സത്യം
ഞാൻ എന്തു പറഞ്ഞാലും അപ്പോൾത്തന്നെ അതിന്റെ പരിഭാഷ ഇംഗ്ലീഷിൽ നടന്നുകൊണ്ടിരുന്നു
ബയർ ഗ്രിൽസിന്റെ ചെവിയിലുണ്ടായിരുന്ന വയർ ബന്ധമില്ലാത്ത ചെറിയ ഉപകരണത്തിലൂടെ അദ്ദേഹം കേൾക്കുകയും ചെയ്തുകൊണ്ടിരുന്നു
അതായത് ഞാൻ സംസാരിച്ചത് ഹിന്ദിയിലായിരുന്നെങ്കിലും അദ്ദേഹം കേട്ടുകൊണ്ടിരുന്നത് ഇംഗ്ലീഷിലായിരുന്നു
അതുകൊണ്ട് സംസാരം എളുപ്പമായിരുന്നു ഇതാണ് സാങ്കേതിക വിദ്യ കാട്ടുന്ന അദ്ഭുതം
ഈ ഷോയ്ക്കുശേഷം എന്നോട് പലരും ജിം കോർബറ്റ് നാഷണൽ പാർക്കിനെക്കുറിച്ച് സംസാരിക്കയുണ്ടായി
നിങ്ങളും പ്രകൃതിയും വന്യജീവിതവുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ തീർച്ചയായും പോകണം
ഞാനിത് മുമ്പും പറഞ്ഞിട്ടുണ്ട് വീണ്ടും പറയുന്നു
ഭാരതത്തിന്റെ വടക്കു കിഴക്കു ഭാഗത്തേക്കു പോകണം
എന്തൊരു പ്രകൃതിയാണവിടെ നിങ്ങൾ ആശ്ചര്യപ്പെടും
നിങ്ങളുടെ ഉൾക്കാഴ്ച വിശാലമാകും
ആഗസ്റ്റ് 15 ന് ചുവപ്പു കോട്ടയിൽ നിന്ന് ഞാൻ നിങ്ങളേവരോടും അഭ്യർഥിച്ചത് അടുത്ത മൂന്നു വർഷങ്ങളിൽ കുറഞ്ഞത് 15 സ്ഥലത്ത് 100 ശതമാനം വിനോദയാത്രയായി പോകണമെന്നും കാണണമെന്നും പഠിക്കണമെന്നുമാണ്
കുടുംബത്തോടൊപ്പം പോകണം
കുറച്ചു സമയം അവിടെ ചിലവാക്കണം
വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യം നിങ്ങൾക്കു കാണാം
ഈ വൈവിധ്യങ്ങൾ നിങ്ങൾക്ക് ഒരു ഗുരുവിനെപ്പോലെ വൈവിധ്യമാർന്ന ഉൾക്കാഴ്ച പ്രദാനം ചെയ്യും
നിങ്ങളുടെ ജീവിതംതന്നെ വിസ്തൃതമാകും
നിങ്ങളുടെ ചിന്താഗതി വിസ്തൃതമാകും
നിങ്ങൾക്ക് പുതിയ ഉത്സാഹവും പുതിയ ആവേശവും പുതിയ കുതിപ്പും പുതിയ പ്രേരണയും സമ്പാദിച്ച് പോരാനാകും എന്നു ഞാൻ പറയുന്നത് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കണം
ചിലയിടങ്ങളിൽ വീണ്ടും വീണ്ടും പോകാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ കുടുംബത്തിനുമുണ്ടാകും
പ്രിയപ്പെട്ട ജനങ്ങളേ ഭാരതത്തിൽ പരിസ്ഥിതിയെക്കുറിച്ചുള്ള കരുതലും വേവലാതിയും അതായത് പ്രകൃതിയെ പരിരക്ഷിക്കാനുള്ള ചിന്ത സ്വാഭാവികമായും കാണാനാകുന്നതാണ്
കഴിഞ്ഞ മാസം എനിക്ക് രാജ്യത്തെ ടൈഗർ സെൻസസ് പുറത്തിറക്കാനുള്ള അവസരം ലഭിച്ചു
ഭാരതത്തിൽ എത്ര കടുവകളുണ്ടെന്നു നിങ്ങൾക്കറിയാമോ ഭാരതത്തിൽ 2967 കടുവകളുണ്ട്
കുറച്ചു വർഷങ്ങൾക്കുമുമ്പ് കഷ്ടിച്ച് ഇതിന്റെ പകുതിയോളമേ ഉണ്ടായിരുുള്ളൂ
കടുവകളുടെ കാര്യത്തിൽ 2010 ൽ റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ് ബർഗിൽ ടൈഗർ സമ്മിറ്റ് കടുവകൾക്കൊരു ഉച്ചകോടി നടക്കുകയുണ്ടായി
ലോകത്ത് കടുവകളുടെ എണ്ണം കുറയുന്നതിൽ വേവലാതി പ്രകടിപ്പിച്ചുകൊണ്ട് അന്ന് ഒരു നിശ്ചയമെടുക്കുകയുണ്ടായി
2022 ആകുന്നതോടെ ലോകത്തിൽ കടുവകളുടെ എണ്ണം ഇരട്ടിയാക്കണം എന്നതായിരുന്നു നിശ്ചയം
പക്ഷേ ഇതു പുതിയ ഇന്ത്യയാണ്
നാം വേഗം ലക്ഷ്യം സാധിക്കുന്നവരാണ്
നാം 2019 ൽത്തന്നെ കടുവകളുടെ എണ്ണം ഇരട്ടിയാക്കി
ഭാരതത്തിൽ കടുവകളുടെ എണ്ണം മാത്രമല്ല സംരക്ഷിത മേഖലകളുടെയും കമ്യൂണിറ്റി റിസർവ്കളുടെയും എണ്ണം ഇരട്ടിയാക്കിയിട്ടുണ്ട്
ഞാൻ കടുവകളെക്കുറിച്ചുള്ള എണ്ണം പുറത്തിറക്കിയപ്പോൾ എനിക്ക് ഗുജറാത്തിലെ സിംഹങ്ങളുടെ കാര്യം ഓർമ്മവന്നു
അതെക്കുറിച്ചു പറയാം
ഞാൻ അവിടെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കാടുകളിൽ സിംഹങ്ങളുള്ള വനപ്രദേശം ചുരുങ്ങുകയായിരുന്നു
അവയുടെ എണ്ണവും കുറഞ്ഞുവന്നു
ഗിർ വനത്തിൽ ഒന്നിനുപിറകെ ഒന്നായി പല നടപടികളെടുത്തു
2007 ൽ അവിടെ സ്ത്രീ കാവൽക്കാരെ നിയമിക്കാൻ തീരുമാനമെടുത്തു
വിനോദയാത്ര പ്രോത്സാഹിപ്പിക്കാൻ അടിസ്ഥാനസൌകര്യങ്ങൾ വർധിപ്പിച്ചു
നാം പ്രകൃതിയെക്കുറിച്ചും വന്യജീവികളെക്കുറിച്ചും പറയുമ്പോൾ നാം സംരക്ഷണത്തെക്കുറിച്ചു പറയുന്നു
നാം സംരക്ഷണത്തിനപ്പുറം സഹാനുഭൂതിയെക്കുറിച്ചും ചിന്തിക്കണം
നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഇക്കാര്യത്തിൽ വളരെ നല്ല ഉപദേശം കാണാം
നൂറ്റാണ്ടുകൾക്കുമുമ്പ് നമ്മുടെശാസ്ത്രങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്നതു കേൾക്കൂ
നിർവനോ വധ്യതേ വ്യാഘ്രോ നിർവ്യാഘ്രം ഛിദ്യതേ വനം
തസ്മാദ് വ്യാഘ്രോ വനം രക്ഷേത് വനം വ്യാഘ്രം ന പാലയേത്
അതായത് വനമില്ലെങ്കിൽ കടുവകൾ മനുഷ്യരുടെ ഇടയിലേക്ക് വരാൻ നിർബന്ധിതരാവുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു
കാട്ടിൽ കടുവകളില്ലെങ്കിൽ മനുഷ്യൻ കാടുവെട്ടി ഇല്ലാതെയാക്കുന്നു
അതുകൊണ്ട് കടുവ വനത്തെയാണ് കാക്കുന്നത് അല്ലാതെ വനം കടുവകളെയല്ല
അതുകൊണ്ട് നമുക്ക് നമ്മുടെ വനങ്ങളെയും സസ്യലതാദികളെയും കാക്കേണ്ടത് ആവശ്യമാണെു മാത്രമല്ല അത് ശരിയായ രീതിയിൽ പൂത്തുകായ്ക്കാനുള്ള അന്തരീക്ഷവും രൂപപ്പെടുത്തേണ്ടതുണ്ട്
പ്രിയപ്പെട്ട ജനങ്ങളേ 1893 സെപ്റ്റംബർ 11 ന് സ്വാമി വിവേകാനന്ദൻ നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രസംഗം ആർക്കാണു മറക്കാനാകുക
മുഴുവൻ ലോകത്തിലെയും മനുഷ്യവംശത്തെ പിടിച്ചുകുലുക്കിയ ഈ ഭാരതീയ യുവ സംന്യാസി ലോകത്ത് ഭാരതത്തിന്റെ തിളക്കമാർന്ന വ്യക്തിത്വം സ്ഥാപിച്ചിട്ടു വന്നു
ഏതൊരു അടിമഭാരതത്തിന്റെ നേരെയാണോ ലോകം പുച്ഛത്തോടെ നോക്കിയിരുന്നത് 1893 സെപ്റ്റംബർ 11 ന് സ്വാമി വിവേകാനന്ദനെപ്പോലുള്ള മഹാപുരുഷന്റെ വാക്കുകൾ ഭാരതത്തോടുള്ള കാഴ്ചപ്പാടു മാറ്റാൻ ലോകത്തെ ബാധ്യസ്ഥമാക്കി
വരൂ സ്വാമി വിവേകാനന്ദൻ കണ്ട ഭാരതത്തിന്റെ രൂപം സ്വാമി വിവേകാനന്ദൻ കണ്ട ഭാരതത്തിന്റെ യഥാർത്ഥ ശക്തിക്കൊത്ത് ജീവിക്കാൻ നമുക്കു ശ്രമിക്കാം
നമ്മുടെ ഉള്ളിൽ എല്ലാമുണ്ട്
നമുക്ക് ആത്മവിശ്വാസത്തോടെ മുന്നോട്ടുപോകാം
പ്രിയപ്പെട്ട ജനങ്ങളേ ആഗസ്റ്റ് 29 ന് രാജ്യം ദേശീയ സ്പോർട്സ് ദിനമായി ആഘോഷിക്കുന്നത് നിങ്ങൾക്കേവർക്കും ഓർമ്മയുണ്ടാകും
ഈ അവസരത്തിൽ നാം രാജ്യത്ത് ഫിറ്റ് ഇന്ത്യാ മൂവ്മെന്റ് ആരംഭിക്കാൻ പോകയാണ്
സ്വയം ആരോഗ്യം സൂക്ഷിക്കണം
രാജ്യത്തെ ആരോഗ്യമുള്ളതാക്കണം
കുട്ടികൾക്കും മുതിർന്നവർക്കും യുവാക്കൾക്കും സ്ത്രീകൾക്കുമെല്ലാം വളരെ താത്പര്യമുള്ളതായിരിക്കും ഈ പരിപാടി
നിങ്ങളുടെ സ്വന്തം പരിപാടിയാകും ഇത്
എന്നാൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല
ആഗസ്റ്റ് 29 വരെ കാത്തിരിക്കൂ
ഞാൻ സ്വയം അന്ന് എല്ലാം വിശദമായി പറയും നിങ്ങളെക്കൂടെ അതിന്റെ ഭാഗമാക്കാതിരിക്കയുമില്ല
കാരണം നിങ്ങളെ ആരോഗ്യത്തോടെ കാണാൻ ഞാനാഗ്രഹിക്കുന്നു
ആരോഗ്യകാര്യത്തിൽ നിങ്ങളിൽ ഉണർവ്വുണ്ടാക്കാനാഗ്രഹിക്കുന്നു
ആരോഗ്യമുള്ള ഭാരതത്തിന് നാം ഒരുമിച്ചുചേർന്ന് ചില ലക്ഷ്യങ്ങൾ നിശ്ചയിക്കാനും പോകുകയാണ്
പ്രിയപ്പെട്ട ജനങ്ങളേ ആഗസ്റ്റ് 29 ന് ആരോഗ്യഭാരത പരിപാടിയിൽ ഞാൻ നിങ്ങളെ പ്രതീക്ഷിക്കും
സെപ്റ്റംബർ മാസത്തിലെ പോഷകാഹാര പരിപാടിയിലും
സെപ്റ്റംബർ 11 മുതൽ ഒക്ടോബർ 2 വരെയുള്ള സ്വച്ഛതാ അഭിയാനെന്ന മാലിന്യനിർമ്മാർജ്ജന പരിപാടിയിൽ വിശേഷിച്ചും
ഒക്ടോബർ രണ്ടിന് പ്ലാസ്റ്റിക് മുക്തിയുടെ പരിപാടിയിൽ
പ്ലാസ്റ്റിക്കിൽ നിന്ന് മോചനം നേടാൻ നാമെല്ലാം വീട്ടിലും പുറത്തും എല്ലായിടത്തും മുഴുവൻ ശക്തിയോടും പ്രയത്നിക്കും
ഈ മുന്നേറ്റം സാമൂഹ്യമാധ്യമങ്ങളിൽ നിറഞ്ഞുനിൽക്കുമെന്നും എനിക്കു വിശ്വാസമുണ്ട്
വരൂ ഒരു പുതിയ ഉത്സാഹത്തോടെ പുതിയ ദൃഢനിശ്ചയത്തോടെ പുതിയ ശക്തിയുമായി മുന്നേറാം
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ഇന്ന് മൻ കീ ബാത്ൽ ഇത്രയേ ഉള്ളൂ
വീണ്ടും കാണാം
ഞാൻ നിങ്ങൾ പറയുന്നതു കേൾക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും
നമുക്കേവർക്കും ഒത്തുചേർന്ന് സ്വാതന്ത്ര്യസമരസേനാനികളുടെ സ്വപ്നങ്ങളിലെ ഭാരതമുണ്ടാക്കാൻ ഗാന്ധിജിയുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ മുന്നോട്ടുനീങ്ങാം സ്വാന്തഃ സുഖായഃ
ഉള്ളിലെ ആനന്ദത്തെ സേവനമനോഭാവത്തോടെ പ്രകടമാക്കിക്കൊണ്ട് നമുക്കു മുന്നേറാം
വളരെ വളരെ നന്ദി